അതൊക്കെ പോയി അതിൻറെ പാലം ഞാൻ അപറഞ്ഞിട്ടിണ്ടായിരുന്നില്ലേ ആ വലിയ പാലം ഇണ്ട്ന്ന്

അതൊക്കെ damage ആയി പോയി അതിൻ്റെ ഒക്ക ഈ ഏരീ നൊക്കെ ഇണ്ടാവില്ലേ

അതൊക്കെ പൊട്ടി അതിന്റെ വെള്ളം ഒക്ക

പിന്നെ ഞങ്ങടെ മുത്തശ്ശി ഒക്കെ rescue team ലാണ് അങ്ങനെയാണോ അവരൊക്കെ safe തന്നെയല്ലേ

ഇരുന്നാലു വീട് ഇതൊക്കെ പോയല്ലേ

ഏർ പാലം damage ആയത് കൊണ്ട് അവർക്ക് ചോറും ഉടുപ്പും ഒന്നും ഓടെ ഒക്കെ വന്നിട്ട് ആ ഹെലിക്കോഫ്‌ ൻറെ മൂലാണ് അവർക്ക്

അങ്ങിനത്തെ സ്ഥിതിയായി ആ പലം പൊട്ടിയത് കൊണ്ട് ഇവിടെ ഒരു പുകാനു സദ്യത ഇല്ല അവിടെ ഇരുന്നു വരാന് സാധ്യത ഇല്ല

ഒന്ന് അങ്ങനെയൊന്നു ഇല്ല പിന്നെ അവര് വന്നിട്ട് ശബ ഏർ ശബരിമലയിൻറെ അടുത്ത് അല്ലെ

അപ്പൊ പറഞ്ഞു ആഹ് ശബരിമളൻറെ അമ്പലത്തിലൊക്ക വെള്ളം വന്നൂന്ന് ഏ ചുറ്റിലു വന്നിട്ട് കുറ കുറേ വെള്ളാണ് എല്ലാ അമ്പലത്തിലു പിന്നെ വീട്ടില് ഒക്ക വെള്ളം വന്നൂന്ന്

അവരൊക്കെ ഇപ്പൊ ഷെ safe ആണ് പിന്നെ വന്നിട്ട് ഇത് ഈ മല വന്നിട്ട് മൂന്ന് മാസം പെയ്യുന്ന മലയാണ് ഈ മൂന്ന് നാലില് പെയ്യുന്ന മല അയ്യോ മൂണ് മാസം പെയ്യാനുള്ളതിന് കൊണ്ട് മൂന്ന് ദിവസത്തില് പെയ്തു കഴിഞ്ഞു

മ് അത്ര വരെ പിന്നേ ഇവിടെ ഈ മെറീന beach ന്റടത്തോക്കെ ഇണ്ടല്ലേ

ഹ് ആ harbor ഒക്ക ഇണ്ടാകുല്ലേ

harbor ൻറെ അടുത്ത ഏർ ആ നൂറ്റമ്പത് കപ്പല് കടകളൊക്കെ ഇണ്ടാകൂല്ലേ അതെ അതൊക്ക കട കൊടുംകാറ്റ്ന് കൊണ്ട് വീശി അതൊക്കെ പൊട്ടിച്ച് പോയി

പിന്നെ അത്രക്ക നൂറ്റമ്പത് മരങ്ങളോക്ക ചരിഞ്ഞ് വീണ് പോയി വേരോടെ അങ്ങനെ പോയി മ് ഞാനു അയ് news കണ്ടിട്ടിണ്ടായിരുന്നു

ആഹ് ഈ area ൻറെ അടുത്ത് ഇൻഡേർന്ന അയൽ വീടകളൊക്കെ വന്നിട്ട് അങ്ങനെ വെള്ളത്തോടെ പോയോ

പിന്നെ ഇടി പൊട്ടിയെ നന്നേ ചെരിഞ്ഞ് പോയെ ആഹ് പിന്നെ ഒരു sub way ഒക്ക ഇണ്ടല്ലേ

ഈ sub way ലോക്കെ വെള്ളം പോയി

അങ്ങനെയാണോ പിന്നെ ഈ ഈ വേറെ വേറെ നാട്ടിൽ നിന്ന് അവിടെ ജോലി ചെയ്യാൻ പോവൂ അല്ലെ

ആഹ് അവരൊക്കെ വന്നിട്ട് അവര്ൻറെ സ്വന്തം നാട്ടിലേക്ക് അങ്ങനെ പോയവേ

പിന്നെ നമ് നമ്മടെ ജീവിതം വന്നിട്ട് അതിനു പണിയാന്ന് വച്ചിട് നമ്മ പോവണോ അത് നേര് തന്നെയാ പക്ഷെ എന്നാലും എവിടൊക്ക സ്വന്തം വീടും കാര്യോ ഒക്ക വാങ്ങിച്ചിട്ട് പിന്നെ ഈ ഒരു ആഹ് കൊടുംകാറ്റോ ഒരു വെള്ളം വന്നിറ്റ് അത് അങ്ങനെ വിട്ടിട്ട് പോയ എങ്ങനാ അത് എത്ര മാസത്തിൻറെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് അല്ലെ അത് എല്ലാം

പിന്നെ മനസ്സ് ഇണ്ടാകില്ല പിന്നെ വേറെ എന്താ ജീവിച്ചിരിക്കണ വേറെ എന്താ ചെയ്യാ പറ്റു നമക് അതൊന്നു ഇല്ല ഇപ്പൊ ഇപ്പത്തെ situation വന്നിട്ട് അത് ഒന്നാമത് പോയി

അവര്ൻറെ car കളും പിന്നെ two wheelers ഒക്കെ അവിടെ save ചെയ്ത് വെക്കാണ്

ആൾക്കാര് നടക്കാനേ ഇവിടെ അവസ്ഥ ഇല്ലാന് പിന്നെ ഇവര്ൻറെ കാര്യങ്ങളും ഇവര്ടെ സ്വന്തം car ഉം ഇതും നോക്കി നടക്കാണ് ഇപ്പൊ മകൾൻറെത് അതെന്നെയാ